അതുപോലെ മേശയിലായി ജഗും അതുപോലെ പാട്ടയും കാണാൻ സാധിക്കുന്നു കുറേ കറുത്ത കസേരകളും കാണാൻ കഴിയുന്നു.

പച്ച നിറത്തിലും അതുപോലെ ബ്രൗൺ നിറത്തിലുമാണ് പെയിന്റ് അടിച്ചിട്ടുള്ളത്.

പെട്രോൾ പമ്പിന്റെ മുൻപിലായി കുറെ ഇൻ്റർലോക്കിനു വേണ്ടിയിട്ടുള്ള കല്ലുകൾ കൂട്ടിയിട്ടതായിട്ടാണ് കാണാൻ കഴിയുന്നത്.

ഈ ചിത്രത്തിൽ ഒരു കിടക്ക കാണാൻ കഴിയുന്നു കിടക്കയുടെ മുകളിലായി രണ്ട് തലയണയും രണ്ട് പുതപ്പും കാണാൻ കഴിയുന്നു.

അതുപോലെ ഈ അംബിക സ്കൂളിന്റെ നിറം നീല നിറമാണ്.

ഒരു റിക്ഷയും ഒരു സ്വിഫ്റ്റ് കാറും ഒരു സ്കൂട്ടിയുടെ പകുതി ഭാഗവുമാണ് കാണാൻ കഴിയുന്നത്.

ഈ ചിത്രത്തിൽ കാണുന്നത് പാത്രങ്ങൾ വിൽക്കുന്ന ഒരു കടയാണ്.

മണ്ണുകൾ കൂട്ടിയിട്ടതായി കാണുന്നു അതുപോലെതന്നെ പുറകിലായി രണ്ടുമൂന്നു ബിൽഡിംങ്ങും കാണാൻ കഴിയുന്നു.

ഒരു കട മാത്രമല്ല പലതരം കടകൾ കാണാൻ കഴിയുന്നു പലതരത്തിലുള്ള പൂമാലകൾ ഇവിടെ തൂക്കി ഇട്ടിട്ടുള്ളതായി കാണുന്നു.

അതുപോലെ ഷട്ടിലും കളിക്കുന്നതാണ് കാണാൻ കഴിയുന്നത്.

നല്ല ഭംഗിയോട് കൂടി അറേഞ്ച് ചെയ്തിട്ടുള്ളൊരു ഹോട്ടൽ മുറിയാണ്.

ശിവനും ഗണപതിയും അതുപോലെ ദേവി ഫോട്ടോകളുമാണ് കാണാൻ കഴിയുന്നത്.

ഹോട്ടലിന്റെ അടുത്തായി മറിയം കളക്ഷൻ എന്നൊരു ഷോപ്പും കാണാൻ കഴിയുന്നു.

ഒരു ഗ്രൗണ്ടിൻ്റെ അറ്റത്തായി ആണ് ആളുകൾ ഇരുന്നത്.

ഇവിടെ മുൻപിലായി ഒരു സ്ത്രീ നടന്നു പോകുന്നതായും കാണാൻ കഴിയുന്നു നല്ല ഭംഗിയുള്ള മയിലാണ് ഇവിടെ കാണുന്നത്.

കുറെ പേർ കുളിക്കുന്നത് ആണ് കാണാൻ സാധിക്കുന്നത് അതുപോലെ കുറെ പച്ചപ്പ് നിറഞ്ഞ സ്ഥലവും കാണാൻ സാധിക്കുന്നു.

അതുപോലെ ഗേറ്റ് അടച്ചിട്ടുള്ള ഒരു ഗ്രൗണ്ടിൽ നിന്നാണ് ഇവർ എക്സസൈസ് ചെയ്യുന്നത്.

അതുപോലെ ഷോറൂമിൻ്റെ പുറത്തായി ഒരു ബൈക്കും നിർത്തിയിട്ടുള്ളത് കാണാൻ സാധിക്കുന്നു അതു--

പുതുതായി തുറന്ന ഒരു സോളാർ പാനലിന്റെ കടയാണെന്നു തോന്നുന്നു കാരണം ഇതിന്റെ അകത്ത് കുറെ ചുവന്ന ബലൂണുകൾ കാണാൻ സാധിക്കുന്നു.

ഈ ചിത്രത്തിൽ ഞാൻ കാണുന്നത് ഒരു എ_ടി_എമ്മി ന്റെ സ്കാനർ ആണ്.

കല്യാണത്തിന്റെ ഉടുപ്പിട്ടിട്ടാണ് കല്യാണ ചെക്കൻ നിൽക്കുന്നത് അത് പോലെത്തന്നെ കല്യാണ ചെക്കന്റെ അടുത്തായി മറ്റൊരാളെയും കാണാൻ കഴിയുന്നു.

ഇതിൽ ഞാൻ കാണുന്നത് ഒരു തുണിക്കടയാണ് തുണി എന്നി തുണിക്കട--

ഈ ചിത്രത്തിൽ ഒരു കടയുടെ ഉദ്ഘാടനം നടക്കുന്ന ചടങ്ങാണ് കാണുന്നതെന്ന് തോന്നുന്നു.

പപ്സിന്റെ കട്ട്ലെറ്റിന്റെയും മറ്റു പലഹാരങ്ങളുടെയും ചിത്രം പുറത്ത് വച്ചതായി കാണാൻ കഴിയുന്നു.

ഈ ചിത്രത്തിൽ ഞാൻ കാണുന്നത് ഒരു ബൈക്കിന്റെ പണി നടക്കുന്ന ചിത്രമാണ് ഒരു മെക്കാനിക്കൽ ഷോപ്പിൽ നിന്നും എടുത്ത് ചിത്രമാവാം.